ബഫറഡ്രീഡർ ഉപയോഗിച്ച് Javaയിൽ യൂസർ ഇൻപുട്ട് സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് Javaയിൽ യൂസർ ഇൻപുട്ട് സ്വീകരിക്കുന്നത്
InputStreamReaderനേയും BufferedReaderനേയും കുറിച്ച് ഈ ട്യൂട്ടോറിയലിനായി Eclipseൽ ഒരു ജാവ പ്രോഗ്രാം എഴുതി കംപൈൽ ചെയ്ത് റൺ ചെയ്യുവാൻ അറിഞ്ഞിരിക്കണം
Javaയിലെ datatypesനെ കുറിച്ചും അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു v 1110 ജെഡികെ 16 എക്ലിപ്സ് ഇടെ 370 ഇപ്പോൾ ബഫറഡ്രീഡർ എന്താണെന്ന് നോക്കാം
ഒരു ഇൻപുട്ട് streamൽ നിന്ന് ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്ലാസ് ആണ് ഇത്
ഇത് ക്യാരക്ടർസ് ഉം വരികളും റീഡ് ചെയ്യുന്നതിനുള്ള ഒരു മികച്ച രീതി പ്രധാനം ചെയ്യുന്നു
ബഫറഡ്രീഡർ ഉപയോഗിക്കുന്നതിനായി ജാവ ഡോട്ട് ഇയോ packageൽ നിന്നും മൂന്ന് ക്ലാസ്സ് ഇംപോർട്ട് ചെയ്യേണ്ടതുണ്ട്
അവ IOExceptionഉം ഇൻപുട്സ്ട്രീംറീംറീഡർ ഉം BufferedReaderഉം ആണ് packagesനെ കുറിച്ചും അത് classesൽ ഇംപോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചും തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പഠിക്കുന്നു
ഇപ്പോൾ ഒരു ഇൻപുട്ട് സ്വീകരിക്കുന്നതെങ്ങനെ എന്ന് നോക്കാം
യൂസറിൽ നിന്ന് സ്വീകരിക്കുന്ന എല്ലാ ഇൻപുട്ടുകളും സ്ട്രിംഗ് രൂപത്തിൽ ആയിരിക്കും
എന്നിട്ട് അതിനെ യഥാർത്ഥ ഡേറ്റ ടൈപ്പിലേക്ക് ടൈപ്പ് കാസറ്റ് ചെയ്യണം അതായത് മാറ്റണം
യൂസർ ഇൻപുട്ട് സ്വീകരിക്കുന്ന ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നന്നായി ഇത് മനസിലാക്കുന്നതാണ്
BufferedReaderന് വേണ്ടിയുള്ള സിന്റാക്സ് നോക്കാം
മൂന്ന് classesഉം ഇംപോർട്ട് ചെയ്തതിന് ശേഷം InputStreamReaderന്റെ ഒരു ഒബ്ജക്റ്റ് സൃഷ്ടിക്കണം
BufferedReaderന്റെ ഒരു objectഉം സൃഷ്ടിക്കണം
പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് വിശദമായി പഠിക്കാം
ഇപ്പോൾ Eclipseലേക്ക് പോകാം
InputBufferedReaderഎന്ന ക്ലാസ് ഇവിടെ തുറന്നിട്ടുണ്ട്
javaഇയോ പാക്കേജ് ഇംപോർട്ട് ചെയ്യുന്നതിൽ തുടങ്ങാം
classന് മുൻപായി ടൈപ്പ് ചെയ്യുക ഇംപോർട്ട് സ്പേസ് ജാവ ഡോട്ട് ഇയോ ഡോട്ട് സ്റ്റാർ സെമി കോളൻ
ഇത് ഇൻപുട്സ്ട്രീംറീംറീഡർ ബഫറഡ്രീഡർ അയോഎക്സെപ്ഷൻ എന്നീ ക്ലാസ്സുകളെ ഇംപോർട്ട് ചെയ്യുന്നു
ഇപ്പോൾ മെയിൻ methodനുള്ളിൽ ബഫറഡ്രീഡർ ഉപയോഗിക്കുന്നു
ബഫറഡ്രീഡർ ഉപയോഗിക്കുന്ന എല്ലാ methodലും ഒരു അയോഎക്സെപ്ഷൻ ത്രോ ചെയ്യേണ്ടതുണ്ട്
അതിനായി മെയിൻ methodന് ശേഷം ടൈപ്പ് ചെയ്യുക ത്രോവ്സ് അയോഎക്സെപ്ഷൻ എന്താണ് ഇത് അർത്ഥമാക്കുന്നത്
ചില അപ്രതീക്ഷിത സാഹച്ചര്യങ്ങളിൽ javaയിൽ ഉണ്ടാകുന്ന എററുകളാണ് എക്സെപ്ഷൻസ്
എക്സെപ്ഷൻ എറർസ് ഒഴുവാക്കുന്നതിനായി ത്രോവ്സ് keywordഉപയോഗിക്കുന്നു
എക്സെപ്ഷൻ handlingനായി ഉപയോഗിക്കുന്ന ഒരു കീവേർഡ് ആണ് ത്രോവ്സ്
എക്സെപ്ഷൻ എറർ സംഭവിക്കും എന്ന് ഉറപ്പുള്ള സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു
ബഫറഡ്രീഡർ ഉപയോഗിക്കുമ്പോഴെല്ലാം എക്സെപ്ഷൻ എറർ സംഭവിക്കുന്നു
എക്സെപ്ഷൻ എറർസ് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ത്രോവ്സ് അയോഎക്സെപ്ഷൻ ഉപയോഗിക്കുന്നു
എക്സെപ്ഷൻ Handlingനെ കുറിച്ച് തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പഠിക്കാം
ഇപ്പോൾ InputStreamReaderന്റെ ഒരു ഒബ്ജക്ട് സൃഷ്ടിക്കാം
അതിനായി മെയിൻ methodനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇൻപുട്സ്ട്രീംറീംറീഡർ സ്പേസ് ഐഎസ്ആർ ഇക്വാൾട്ടോ ന്യൂ സ്പേസ് ഇൻപുട്സ്ട്രീംറീംറീഡർ പരന്തീസസ്
പരാൻതീസിസിനുള്ളിൽ സിസ്റ്റം ഡോട്ട് ഇൻ എന്നിട്ട് സെമിക്കോളൻ
യൂസർ ഇൻപുട്ട് സ്വീകരിക്കുവാൻ അനുവദിക്കുന്ന Javaയിലെ ക്ലാസ് ആണ് ഇൻപുട്സ്ട്രീംറീംറീഡർ
സിസ്റ്റം ഡോട്ട് ഇൻ ജാവ കമ്പൈലർ നോട് യൂസർ കീബോർഡ് ലൂടെ നൽകുന്ന ഇൻപുട്ട് സ്വീകരിക്കുവാൻ ആവശ്യപ്പെടുന്നു
സിസ്റ്റം ഡോട്ട് ഇൻ സ്വീകരിക്കുന്ന ഇൻപുട്ട് InputStreamReaderന്റെ ഒബ്ജക്റ്റിൽ കുറച്ച് സമയത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു
അതിന് ശേഷം നമ്മൾ BufferedReaderന്റെ ഒരു ഒബ്ജക്റ്റ് സൃഷ്ടിക്കുന്നു
ടൈപ്പ് ചെയ്യുക ബഫറഡ്രീഡർ ബിആർ ഇക്വൽ ടോ ന്യൂ സ്പേസ് ബഫറഡ്രീഡർ പരന്തീസസ്
പരാൻതീസിസിനുള്ളിൽ InputStreamReaderന്റെ ഒബ്ജക്റ്റ് അതായത് ഐഎസ്ആർ എന്ന് ടൈപ്പ് ചെയ്യുക
യൂസറിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കാൻ മാത്രമേ isrന് സഹായിക്കുന്നുള്ളൂ
ബഫറഡ്രീഡർ ബഫറഡ്രീഡർ objectൽ ഈ മൂല്യം സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നു
ഐഎസ്ആർ ഈ മൂല്യത്തെ ബഫറഡ്രീഡർ objectലേക്ക് അതിനെ സ്റ്റോർ ചെയ്യുന്നതിനായി അയക്കുന്നു
ഇപ്പോൾ യൂസറിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിച്ച് തുടങ്ങാം
ആദ്യമായി യൂസറിനോട് ഒരു സ്ട്രിംഗ് എന്റർ ചെയ്യുവാൻ ആവശ്യപ്പെടാം
അതിനായി സ്ട്രിംഗ് typeൽ ഒരു വേരിയബിൾ സൃഷ്ടിക്കണം
ടൈപ്പ് ചെയ്യുക സ്ട്രിംഗ് സ്പേസ് എസ്ടിആർ സെമിക്കോളൻ ഇപ്പോൾ യൂസറിനോട് തന്റെ പേര് എന്റർ ചെയ്യാൻ ആവശ്യപ്പെടുക
ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesസിൽ Enter യൂർ നാമെ എന്നിട്ട് സെമിക്കോളൻ
ഇൻപുട്ട് സ്ട്രിംഗ് ആയി സ്വീകരിക്കുന്നതിന് ടൈപ്പ് ചെയ്യുക
എസ്ടിആർ ഇക്വൽ ടോ ബിആർ ഡോട്ട് റീഡ്ലൈൻ പരന്തീസസ് സെമിക്കോളൻ
റീഡ്ലൈൻ മെത്തോട് യൂസറിൽ നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യുന്നു
ഇപ്പോൾ ഒരു ഇന്റിജർ ഇൻപുട്ട് സ്വീകരിക്കാം
ഇന്റ് ടൈപ്പിൽ ഒരു വേരിയബിൾ സൃഷ്ടിക്കുക
ടൈപ്പ് ചെയ്യുക ഇന്റ് n സെമിക്കോളൻ
യൂസറിനോട് തന്റെ പ്രായം എന്റർ ചെയ്യാൻ ആവശ്യപ്പെടുക
ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ Enter യൂർ എജിഇ സെമിക്കോളൻ
ഈ ഇൻപുട്ട് സ്വീകരിക്കുന്നതിനായി എസ്ടിആർ1 എന്ന സ്ട്രിംഗ് ടൈപ്പിലുള്ള മറ്റൊരു വേരിയബിൾ സൃഷ്ടിക്കുക
ഇൻപുട്ട് സ്ട്രിംഗ് ആയി സ്വീകരിക്കുന്നതിന് ടൈപ്പ് ചെയ്യുക എസ്ടിആർ1 ഇക്വൽ ടോ ബിആർ ഡോട്ട് റീഡ്ലൈൻ പരന്തീസസ് എന്നിട്ട് സെമിക്കോളൻ
ഇത് ഇന്റിജർ ഡേറ്റ ടൈപ്പ് ആയി മാറ്റുന്നതിന് വേണ്ടി ടൈപ്പ് ചെയ്യുക n ഇക്വൽ ടോ ഇന്റഗർ ഡോട്ട് പാർസിന്റ് ബ്രാക്കറ്റിനുള്ളിൽ str1സെമിക്കോളൻ ഇന്റഗർ ഒരു classഉം പാർസിന്റ് അതിലെ ഒരു methodഉം ആണ്
ഈ മെത്തോട് ബ്രാക്കറ്റിൽ പാസ് ചെയ്യുന്ന argumentനെ ഇന്റിജർ ആയി മാറ്റുന്നു
ഇപ്പോൾ പേരും പ്രായവും ഔട്ട്പുട്ട് ആയി ഡിസ്പ്ളെ ചെയ്യാം
ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ തെ നാമെ ഐഎസ് പ്ലസ് എസ്ടിആർ സെമിക്കോളൻ
അടുത്ത വരിയിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ തെ ഏജസ് പ്ലസ് n സെമിക്കോളൻ
ഫയൽ സേവ് ചെയ്യാം
Ctrl S പ്രസ് ചെയ്യുക
പ്രോഗ്രാം റൺ ചെയ്യാം
കണ്ട്രോൾ ഫ്11 പ്രസ് ചെയ്യുക
ഔട്ട്പുട്ടിൽ നിങ്ങളുടെ പേര് എന്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു
നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക
ഇവിടെ ഞാൻ രാമു എന്ന് എന്റർ കൊടുക്കുക
നിങ്ങളുടെ പ്രായം എന്റർ ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു
ഇവിടെ ഞാൻ 20 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്റർ കൊടുക്കുന്നു
ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുന്നു തെ നാമെ ഐഎസ് രാമു തെ എജിഇ ഐഎസ് 20
യൂസറിൽ നിന്ന് ഇൻപുട്ട് എങ്ങനെ സ്വീകരിക്കാം എന്ന് ഇപ്പോൾ നമുക്ക് അറിയാം
ഇവിടെ പഠിച്ചത് ഇൻപുട്സ്ട്രീംറീംറീഡർ ബഫറഡ്രീഡർ Stringനെ ആവശ്യമുള്ള ഡേറ്റ ടൈപ്പിലേക്ക് മാറ്റുന്നത്
അസൈൻമെന്റ് യൂസറിൽ നിന്ന് ഒരു ഫ്ലോട്ട് ബൈറ്റ് ക്യാരക്ടർ inputകൾ സ്വീകരിച്ച് അവ ഔട്ട്പുട്ടിൽ ഡിസ്പ്ളെ ചെയ്യുക
ഒരു സംഖ്യ ഇൻപുട്ട് ആയി സ്വീകരിച്ച് അതിനെ 3 കൊണ്ട് ഹരിച്ചിട്ട് ഔട്ട്പുട്ട് കൺസോളിൽ കാണിക്കുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ